ങാഹ്. ഞാന് ആസിഫാണ് ങാഹ്.. പറയെടാ ആസിഫേ എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ... എന്തൊക്കെയാ. അവിടെ സുഖാല്ലെ

എന്താ തിരക്കിലാണോ?

ങാ .. ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നിങ്ങളുടെ ഒരു അഭിപ്രായവും നിലപാടുമൊക്കെ അറിയാൻ വേണ്ടിട്ട് വിളിചേണ് ങാ. ഹലോ എന്താണ് വിഷയമെന്താണ്? നമ്മളിപ്പോ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണല്ലോ ജീവിച്ചോണ്ടിരിക്കുന്നേ

അതേ. ഒരുപാട് സാങ്കേതിക വിദ്യയുടെ ഒരു അതിപ്രസരം തന്നെയാണല്ലോ ഇപ്പൊ ലോകത്ത്‌ നടന്നോണ്ടിരിക്കുന്നത്. എല്ലാം സാങ്കേതികവിദ്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ പറഞ്ഞത് ശരിയാണ്. ഓ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങള് അഭിപ്രായങ്ങള് നിങ്ങലൊരു നാട്ടിലൊക്കെയിപ്പോ സജീവായുള്ള ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളെങ്ങനെ ഈ സാങ്കേതിക വിദ്യയുടെ ഒരു വരവിനെയും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതെന്താണ് .. നിലപാട് ങും.... തീർത്തും ഈയൊരു പ്രതേകിച്ചൊരു 1980 ന് ശേഷം 1980 ന് ശേഷം ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടുവരെ നടന്ന വിപ്ലവാത്മകമായ പലതരം മുന്നേറ്റം

വളരെ വേഗതയിലുള്ളൊരു പുരോഗതിയാണ് വന്നിട്ടുള്ളതു എന്നാണോ നിങ്ങള് പറയുന്നേ

അതൊക്കെ നമ്മടെ ഒരു ജീവിതത്തിന്റെ ഒരു അവയവം പോലെ ഒരത്യാവശ്യ സാധനം ഒരു അടിസ്ഥാന ആവശ്യം പോലെ ആയി മാറിയല്ലേ ഇപ്പൊ ങാ അതേ അതേ പണ്ട് ഒരുപാടു നമുക്ക് ഇല്ലാതിരുന്ന പണ്ടുകാലത്തു നമ്മുടെ ആധുനിക കാലത്തല്ല, അതിന് മുൻപുള്ള കാലത്തു 1980 ന് മുൻപൊക്കെ ഒരുപാട് നമുക്കെവിടെങ്കിലും പോണെങ്കി അല്ലെങ്കി പ്രത്യേകിച്ച് എന്തേലും അറിയിപ്പ് ആരെയെങ്കിലും അറിയിക്കണോങ്കി ഒരുപാട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു.

ചിലപ്പോ നിമിഷനേരം കൊണ്ട് നമുക്ക് നമുക്കെന്തു വേണ്ടേ

എൻ്റെ ഒരു സംശയം അതല്ല നമ്മളിപ്പോ ഈ കാലത്തു ഇപ്പൊ ഈ സാങ്കേതിക വിദ്യ എന്നുള്ളത് ഏറെ മുന്നോട്ടു പോയല്ലോ അപ്പൊ നമ്മള് ഈ

അപ്പൊ നമ്മളീ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മനുഷ്യന്റെ അത് പോലെ റോബെർട്ടിക്‌സിനെയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തില് കടന്നു വന്നപ്പോള് ഈ മേഖലയിലേക്ക് വാണിജ്യ അതുപോലെ വ്യവസായ മേഖലയിലേക്ക് കടന്നു വന്നാല് അപ്പൊ മനുഷ്യന്റെ ഒരു നിലനിൽപ്പിന് ഒരു വലിയ വെല്ലുവിളി ആവൂലെ എന്നുള്ള വലിയൊരു ആശങ്ക നിങ്ങൾക്കൊന്നും ഇല്ലേ ഇല്ല. അങ്ങനെ ഒരു കാര്യത്തെ അത്തരത്തിലൊരാശങ്ക ഇല്ല എന്നാണ് കാരണമെന്തെന്നുവച്ചാല് അതൊക്കെ എന്തായാലും നമുക്ക് ഈ കാലത്തു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ പണ്ട് പണ്ടത്തെ കാലത്തെ ആൾക്കാര് ഇതേപോലെ ആശങ്കപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഫോൺ വരുന്ന കാര്യത്തിലും സാമൂഹിക മാധ്യമങ്ങളുടെ കാര്യത്തിലും ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കി പണ്ട് കാലത്തേ ജനങ്ങള് ഫേസ്ബുക് വാട്സ്ആപ് പോലത്തെ സാമൂഹിക മാധ്യമങ്ങള് സാമൂഹിക മാധ്യമങ്ങള് അത് ഉപയോഗിക്കുമ്പോ ഒരുപാട് പേര് പേടിച്ചിരുന്നു. കാരണം ഇതില് ഒരുപാട് വഞ്ചനകളും ങേ .

ഒരുപാട് ചതിക്കുഴികളുണ്ടെന്നൊക്കെ ആൾക്കാര് പറയപ്പെട്ടിരുന്നു

അത് ഉണ്ടെങ്കി എല്ലാഭാഗത്തുനിന്നും എന്തുണ്ടാവും അതിന്റെതായ ഗുണങ്ങളും അതിന്റേതായ ദോഷങ്ങളുമുണ്ടാവും അത്തരത്തില് ഒരു പത്തു ഒരു പതിനഞ്ചു ഒരു മുപ്പതു വർഷം കഴിഞ്ഞാല് ഒരു പുതിയ ഒരു സംഭവം ഒരു എന്താണ്

അതൊക്കെ വന്നാൽ ഒരു വമ്പൻ മാറ്റമായിരിക്കും അത് ലോകം അത് പോകാൻ പോകുന്നതേയുള്ളൂ അത്തരത്തിലുള്ള മനസ്സിലാവും

മാറിനിൽക്കാതെ അത് നമ്മുടെ ലൈഫിനോട് നമ്മുടെ ജീവിതത്തിനോട് ഇണങ്ങുന്ന രീതിയിലാക്കി മാറ്റാനാണ് നമ്മള് ആ അതിനു മാത്രം യൂസ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക ങ് അതിപ്പോ ഏതു കാര്യത്തിലായാലും ഇപ്പൊ എന്താ എല്ലായിടത്തിലും സാമൂഹിക മാധ്യമങ്ങളിലെന്നല്ല എല്ലാ ദൈനംദിന കാര്യങ്ങളിലും അതിന്റേതായ ഗുണങ്ങളും

ഓകെ